LibreOfficeMathനെക്കുറിച്ചുള്ള ശബ്ദ ട്യൂട്ടോറിയലിലേയ്ക്ക് സ്വാഗതം
ഈ ട്യൂട്ടോറിയലില് നമ്മള് താഴെക്കാണുന്ന ശീര്ഷകങ്ങള് പരിശോധിക്കും ഫോര്മുല എഴുതാനും ഫോര്മുല ഫോര്മാറ്റിംഗിനും ഭാഷ മാര്ക്കപ്പ് ചെയ്യുക ഫോണ്ടൂകള് അലൈന്മെന്റ് സ്പേസിംഗ് മുതലായവ അവസാന ട്യൂട്ടോറിയലില് നമ്മള് മാത്ത് ന് മകര്ക്കപ്പ് ഭാഷ കൊണ്ടുവന്നു
ഇനി നമുക്ക് മാര്ക്കപ്പ് ഭാഷയെക്കുറിച്ച് കൂടുതല് പഠിക്കാം
നമുക്കാദ്യം ഒരു വ്രൈട്ടർ ഡോക്യുമെന്റ് തുറന്ന്Writer ന് അകത്തുള്ള മാത്ത് അപ്ലിക്കേഷനെ വിളിക്കാം
വ്രൈട്ടർ ഇതിനോടകം തുറന്നതാണെങ്കില് മുകളിലുള്ള ഇന്സേര്ട്ട് മെനുവില് ക്ലിക്ക് ചെയ്യുകയും ഒബ്ജക്റ്റില് ക്ലിക്ക് ചെയ്ത് ഫോര്മുല തിരഞ്ഞെടുക്കുകയും ചെയ്യുക
വ്രൈട്ടർ തുറന്നിട്ടില്ലെങ്കില് നമുക്കത് വിൻഡോസ് സ്റ്റാർട്ട് മേനു വില് നിന്ന് ആരംഭിക്കാന് സാധിക്കും
എലിമെന്റ്സ് വിൻഡോ ഉപയോഗിക്കല്
ഇത് ഫോര്മുല എഴുതാനുള്ള വളരെ അനായാസമായൊരു മാര്ഗ്ഗമാണ്
ഈFormula എഡിറ്റർ ല് നേരിട്ട് മാര്ക്കപ്പ് ഭാഷയെഴുതുന്നത് ഒരു ഫോര്മുലയെഴുതാനുള്ള അനായാസമായ മാര്ഗ്ഗമാണ് നമ്മള് ഇംഗ്ലീഷില് വായിക്കുന്നതുപോലെയുള്ള ഒരു ഫോര്മുലയായി മാര്ക്കപ്പ് ഭാഷ രൂപപ്പെടണം
ഉദാഹരണത്തിന്4 ഇന്റോ 3 എന്നെഴുതാന് നമുക്ക്Formula എഡിറ്റർ വിൻഡോ യില്4 ടൈംസ് 3 എന്നെഴുതിയാല് മതി
നമ്മള് അടുത്ത ഉദാഹരണത്തിലേയ്ക്ക് പോകുന്നതിനു മുമ്പ് ഇവിടെ ഒരു ഒഴിഞ്ഞ വരി ഇടാം
ന്യൂലൈൻ എന്ന് അനായാസമായി ടൈപ്പ് ചെയ്യുകയും വ്രൈട്ടർ ഗ്രേ ബോക്സ് മേഖലയില് പുതിയൊരു വരി നല്കുകയും ചെയ്തിരിക്കുന്നു
സോം മോർ എക്സാംപിൾ formulae ന്യൂലൈൻ എന്ന് നമുക്ക് ടൈപ്പ് ചെയ്യാം
വായനാക്ഷമതയ്ക്ക് നമ്മള് Enter കീ ഒരിക്കല് അമര്ത്തും
x ഗ്രീറ്റർ താൻ ഇക്വൽ ടോ y എന്ന് എഴുതുകയും ചെയ്യും
ഇവിടെ നമ്മളും ഫോര്മുലയുടെ നമ്പറെഴുതും
x ഗ്രീറ്റർ താൻ ഇക്വൽ ടോ y ന്യൂ ലൈൻ എന്ന് ടൈപ്പ് ചെയ്യാം
Enter അമര്ത്തുക വ്രൈട്ടർ ഗ്രേ ബോക്സ് റിഫ്രഷ് ചെയ്യുകയും ഉള്ളടക്കങ്ങള് മദ്ധ്യത്തിലാവുകയും ചെയ്തു
അടുറ്റ്ഘ്തതായി നമുക്കെഴുതാം a ടോ തെ പവർ ഓഫ് 2
കൂടാതെ മാര്ക്കപ്പ് 2
a അറോ പോയിന്റിംഗ് അപ്വാർഡ് 10 ന്യൂ ലൈൻ എന്നിട്ട്Enter അമര്ത്തുക വ്രൈട്ടർ ഗ്രേ ബോക്സ് ലെ ഗണിതശാസ്ത്ര ചിഹ്നം ശ്രദ്ധിക്കുക
ഇനി നമുക്കെഴുതാം സ്ക്വയർ റൂട്ട് ഓഫ് 16 4 ടൈപ്പ് ചെയ്യുക 3
എസ്ക്യൂആർടി 16 വിത്തിൻ കർലി ബ്രാക്കറ്റ്സ് ഇക്വൽസ് 4 ന്യൂ ലൈൻ
Enter അമര്ത്തുക വ്രൈട്ടർ ഗ്രേ ബോക്സ് ലെ ഫോര്മുല ശ്രദ്ധിക്കുക
ശരി ഇനി നമുക്ക് a സഫിക്സ് ന് ടോ ഡിനോട്ട് അ1 അ2 അ3 സോ ഓൺ അൻ നായി നമുക്കൊരു സമ്മേഷന് ചിഹ്നം എഴുതാം
മാര്ക്കപ്പ് 4
സും a അണ്ടർസ്കോർ n ന്യൂ ലൈൻ
Enter അമര്ത്തുക
ഇനി ഒരു ഫങ്ഷനോടുകൂടി ഇന്റഗ്രല് ശ്രമിക്കാം
ഇന്റഗ്രല് എഴുതാന് f x d ക്സ് മാര്ക്കപ്പ് എന്നത്5
ഇൻടിഎഫ്എക്സ് ഡിഎക്സ് ന്യൂലൈൻ
കൂടാതെWriter ആരിയ ലെ ഇന്റഗ്രല് ചിഹ്നം ശ്രദ്ധിക്കുക
നമുക്ക് ജോലി സേവ് ചെയ്യാം
മുകളിലെ ഫയല് മെനുവില് പോയി സേവ് ക്ലിക്ക് ചെയ്യുക
മാത്തക്സാംപിൾ1 എന്ന് പ്രമാണത്തിന് പേരിടുക
ഇനി നമ്മളെഴുതിയ ഫോര്മുല എങ്ങനെയാണ് ഫോര്മാറ്റ് ചെയ്യുക എന്ന് പഠിക്കാം
അവയെല്ലാം മദ്ധ്യത്തിലാണെന്നും അവയ്ക്കിടയില് ഔപാട് സ്ഥലമില്ല എന്നും ശ്രദ്ധിക്കുക
വിവിധ ഫോര്മാറ്റ് മാറ്റങ്ങള് വരുത്താന് നമുക്ക് മുകളിലുള്ള ഫോർമാറ്റ് മെനുഉപയോഗിക്കാം
നമുകാദ്യം എല്ലാ ഫോര്മുലകളും ഇടത്തേക്ക് അലൈന്ചെയ്യാം
ഇതിന്Format മെനുവില് ക്ലിക്ക് ചെയ്ത് അലിഗ്ന്മെന്റ് തിരഞ്ഞെടുക്കുക
പുതിയwindowയില് ലെഫ്റ്റ് ഓപ്ഷന് തിരഞ്ഞെടുക്കുക
എന്നിട്ട്Ok ബട്ടണില് ക്ലിക്ക് ചെയ്യുക
ഫോര്മുല ഇപ്പോള് ഇടത്തായി അലൈന് ചെയ്തിരിക്കുകയാണെന്ന് ശ്രദ്ധിക്കുക
നമുക്ക്Format മേനു വിന് കീഴിലുള്ള ഫോണ്ട്സ് തിരഞ്ഞെടുത്ത് ഫോണ്ട് സ്റ്റൈലിംഗ് മാറ്റാം
വ്യത്യസ്ത വിഭാഗങ്ങള് ഇവിടെ ശ്രദ്ധിക്കുക നമുക്ക് വേരിയബിളുകള്ക്കായി ഒരു തരം ഫോണ്ടും ഫങ്ഷനുകള്ക്ക് മറ്റൊന്നും സംഖ്യകള്ക്ക് പാഠങ്ങള്ക്കും മറ്റൊന്നും ഉപയോഗിക്കാം
ഫോണ്ട് ശൈലി പുതുക്കാന്Modify ബട്ടൺ ക്ലിക്ക് ചെയ്ത് വിഭാഗത്തിലെ വേരിയബിളുകള് തിരഞ്ഞെടുക്കുക
പട്ടിക ബോക്സില് നമുക്ക് ഏറിയൽ ബ്ലാക്ക് തിരഞ്ഞെടുക്കാം എന്നിട്ട് ഒക് ബട്ടണില് ക്ലിക്ക് ചെയ്യാം
ഒക് ബട്ടണില് ക്ലിക്ക് ചെയ്ത്നമുക്ക് ഫോണ്ട് സേവ് ചെയ്യാം
ഇനിWriter ഗ്രേ ബോക്സ് ല് ഫോണ്ട് മാറ്റങ്ങള് ശ്രദ്ധിക്കാം
ഫോര്മുലയുടെ ഫോണ്ട് വലിപ്പം കൂട്ടാന്Format മെനുവിലേയ്ക്ക് പോയി ഫോണ്ട് സൈസ് ല് ക്ലിക്ക് ചെയ്യുക
നമുക്ക് അടിസ്ഥാന വലിപ്പം 18 പോയിന്റ് ആയി കൂട്ടാം
ഒക് ക്ലിക്ക് ചെയ്യുക
നമുക്ക് വിഭാഗങ്ങളുടെ ആപേക്ഷികമായ വലിപ്പങ്ങളായ ഇന്റക്സുകള് കൂടാതെ ഓപ്പറേറ്ററുകള് എന്നിവ മാറ്റാന് സാധിക്കും
നമുക്ക് നമ്മള് വരുത്തിയ എല്ലാ ഫോണ്ട് വലിപ്പ മാറ്റങ്ങളും ഇല്ലാതാക്കാന് ഡിഫോൾട്ട് ബട്ടണ് ഉപയോഗിക്കാം
ഫോര്മുലയിലെ ഫോണ്ട് വലിപ്പ മാറ്റങ്ങള് ശ്രദ്ധിക്കുക
അടുത്തതായി ഫോര്മുലയുടെ സ്പേസിംഗ് നമുക്ക് മാറ്റാം
ഫോർമാറ്റ് മെനുവില് ക്ലിക്ക് ചെയ്ത് സ്പേസിംഗ് തിരഞ്ഞെടുക്കുക
നമുക്ക് സ്പേസിംഗ് ലൈന് സ്പേസിംഗ് റൂട്ട്സ്പേസിംഗ് എന്നിവയെല്ലാം തന്നെ 20 ശതമാനം മാറ്റാം
നമ്മള് ഓരോ സ്പേസിംഗ് തരത്തിലും ക്ലിക്ക് ചെയ്യുമ്പോള് മദ്ധ്യത്തിലെ ചിത്രം സ്പേസിംഗ് തരത്തിന്റെ ലൊക്കേഴന് പ്രദര്ശിപ്പിക്കുന്നു
വീണ്ടും നമുക്കിത് ചെയ്യാന് വ്യത്യസ്ത വിഭാഗങ്ങളില് നിന്ന് സ്പേസിംഗ് തരങ്ങള് തിരഞ്ഞെടുക്കാം എന്നിട്ട് കാറ്റഗറി ബട്ടണില് ക്ലിക്ക് ചെയ്യുക അല്ലെങ്കില് മാറ്റങ്ങള് ഇല്ലാതാക്കാന് ഡിഫോൾട്ട് ബട്ടണ് ഉപയോഗിക്കുക
നമുക്കിപ്പോള്Ok ബട്ടണില് ക്ലിക്ക് ചെയ്യാം
എന്നിട്ട്Writer ഗ്രേ ബോക്സ് ലുള്ള സ്പേസിംഗ് മാറ്റങ്ങള് ശ്രദ്ധിക്കുക
എലിമെന്റ്സ് വിൻഡോ യില് കൂടുതല് ഫോര്മാറ്റിംഗ് ലഭ്യമാണ്
Viewമെനുവില് നിന്ന് നമുക്ക് എലിമെന്റ്സ് വിൻഡോ കണ്ടെടുക്കാം
ഇവിടെ നമുക്ക് വിഭാഗങ്ങളിലെ രണ്ടാമത്തെ വരിയിലെ അവസാന ചിഹ്നംക്ലിക്ക് ചെയ്യാം
ഇവിടെ ടൂള്ടിപ്പ് പറയുന്നത് ഫോർമാറ്റ്സ് എന്നാണ്
ഇവിടെ സബ്സ്ക്രിപ്റ്റുകള് കൂടാതെ സൂപ്പര്സ്ക്രിപ്റ്റുകള് അലൈന്മെന്റുകള് മാട്രിക്സ് പുതിയ വരികള് കൂടാതെ വിടവുകള് എന്നിവയ്ക്ക് പ്ലേസ്മെന്റുകള് തിരഞ്ഞെടുക്കാം
അഞ്ചാമത്തെ ഉദാഹരണത്തില് നമുക്ക് നീണ്ട ഒരു വിടവ് കൊണ്ടുവരാം 5 നു ശേഷം5
നു ശേഷം ക്ലിക്ക് ചെയ്യുക
പിന്നീട്Elements വിൻഡോ യില് നിന്ന് ഫോർമാട്സ്ഗ്ട് ലോങ് ഗാപ്പ് ല് ക്ലിക്ക് ചെയ്യുക നീണ്ട വിടവിനുശേഷമുള്ള ക്യാരക്റ്ററിനുള്ള മാര്ക്കപ്പ് ടിൽഡെ
കൂടാതെ ചെറിയൊരു വിടവിന് ഇത് തിരയ് ക്യാരക്റ്റര്
5 നു ശേഷമുള്ള പുതിയ വിടവ് ശ്രദ്ധിക്കുക
നമ്മുടെ ഫോര്മുല ഫോര്മാറ്റ് ചെയ്യാനുള്ള വഴികള് ഇവയാണ്
Mathനല്കുന്ന എല്ലാ ഫോര്മാറ്റിംഗ് ഓപ്ഷനുകളും പരീക്ഷിച്ചു നോക്കൂ
ശരി നിങ്ങള്ക്കുള്ള ജോലി ഇതാ വ്രൈട്ടർ വിൻഡോ യില് താഴെക്കാണുന്ന ഫോര്മുല മാര്ക്കപ്പ് ഉപയോഗിച്ച് എഴുതുക
എലിമെന്റ്സ് വിൻഡോ ആവശ്യമെങ്കില് ഉപയോഗിക്കുക സമ്മേഷൻ ഓഫ് x ടോ തെ പവർ ഓഫ് 2 സിൻ ടോ തെ പവർ ഓഫ് x പ്ലസ് കോസ് ടോ തെ പവർ ഓഫ് x 1 എലിമെന്റ്സ് വിൻഡോയിലെ ഫങ്ഷന്സ് വിഭാഗം ഉപയോഗിക്കുക കഴിഞ്ഞ സ്ലൈഡ് 1 ടോ n ഓഫ് xസമ്മരൈസേഷനില് നിന്നും തുടര്ന്നത്
സമ്മേഷന്റെ പരിധികള് നിശ്ചയിക്കാന് ഓപ്പറേറ്റർസ് വിഭാഗം ഉപയോഗിക്കുക ഫോണ്ട്Arial ഉം ഫോണ്ട് വലിപ്പം 18 പോയിന്റുമാക്കുക ചിഹ്നങ്ങള്ക്കിടയില് കൂടുതല് സ്പേസിംഗ് ലഭ്യമാക്കാന്
ഇത്LibreOffice Mathല് മാര്ക്കപ്പ് ഭാഷയെക്കുറിച്ചും ഫോര്മുല ഫോര്മാറ്റിങ്ങിനെക്കുറിച്ചുമുള്ള ട്യൂട്ടോറിയലിന് അന്ത്യം കുറിക്കുന്നു ചുരുക്കത്തില് നമ്മള് താഴെപ്പറയുന്ന ശീര്ഷകങ്ങള് പഠിച്ചു ഫോര്മുല എഴുതാനുള്ള മാര്ക്കപ്പ് ഭാഷ കൂടാതെ ഫോര്മുല ഫോര്മാറ്റിംഗ് ഫോണ്ടുകള് അലൈന്മെന്റ് കൂടാതെ സ്പേസിംഗ് തൽക്ക് ടോ a ടീച്ചർ പ്രൊജക്ട് ന്റെ ഭാഗമാണ് ശബ്ദ ട്യൂട്ടോറിയൽ projectനേഷണൽ മിഷൻ ഓൺ എഡ്യൂകേഷൻ ത്രോഗ് ictമെഹർദ് ഇന്ത്യന് സര്ക്കാരാണ് ഇതിനാവശ്യമായ പിന്തുണ നല്കുന്നത്
ഈ പ്രൊജക്റ്റ് സംഘടിപ്പിച്ചത് httpspoken tutorialorg
ഇതിനെക്കുറിച്ചുള്ള കൂടുതല് വിവരങ്ങള് താഴെക്കാണുന്ന ലിങ്കില് ലഭ്യമാണ് httpspoken tutorialorgNMEICT Intro
ഈ സ്ക്രിപ്റ്റ് സംഭാവന ചെയ്തത് അനൂപ്എംആര് ആണ്
നന്ദി പിന്നെ കാണാം